പുതിയ നഗരം എന്തെയ്യാൻഎന്തെയ്യാൻ ശ്രമിക്കാണ് പഴയ നഗരം പോലെ മാറ്റിവയ്ക്കാൻ ശ്രമിക്കാണ് പഴയത് നഗരമല്ല ഗ്രാമഗ്രാമമാണ് sorry അപ്പോൾ mandrid എന്ന് പറയുന്നത് എന്താണ് european രാജ്യമായ spain തലസ്ഥാനമായ ഒരു പരിഷ്കൃത നഗരമാണ് പൊള്ളുന്ന വേനലും മഞ്ഞും കാറ്റുമുള്ള നദിയോ കടലോ ഇല്ലാത്ത നഗരപ്രകാശത്തിൽ തുറിഞ്ഞു നടക്കുന്ന ശാസ്ത്രമൊരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള പട്ടണം okay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

നന്ദി നമസ്കാരം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

അങ്ങനെ ഞാന് കൊറച്ചൊക്കെ level ൽ വല്യ foot baller ആയി